മോസില്ല തണ്ടർബേഡിന്റെ ആമുഖ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് മോസില്ല തണ്ടർബേഡിനെ കുറിച്ച് എങ്ങനെ ഡൌൺലോഡും ഇൻസ്റ്റാളും പ്രവർത്തിപ്പിക്കുകയും ചെയ്യാം കൂടാതെ പുതിയ ഇ മെയിൽ അക്കൌണ്ട് കോൺഫിഗർ ചെയ്യാം സന്ദേശങ്ങൾ ഡൌൺലോഡ് ചെയ്ത് വായിക്കാം
സന്ദേശങ്ങൾ തയ്യാറാക്കി അയക്കാം തണ്ടർബേഡിൽ നിന്നും പുറത്തു വരാം മോസില്ല തണ്ടർബേഡ് ലളിതമായ ഇ മെയിൽ ക്ലൈന്റാണ് ക്രോസ് പ്ലാറ്റ് ഫോം സോഫ്റ്റ്വെയർ ആയതിനാൽ വിവിധ ഒപറെറ്റിങ്ങ് സിസ്റ്റത്തിൽ പ്രവർത്തിപ്പിക്കാം ഇത് ഇ മെയിൽ സന്ദേശങ്ങൾ മെയിൽ അക്കൌണ്ടിൽ നിന്നും കമ്പ്യൂട്ടറിലേക്ക് ഡൌൺലോഡ് ചെയ്യാം
കുടാതെ ഇത് അനേക ഇ മെയിൽ അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യാം
തണ്ടർബേഡിന്റെ വിശേഷ ഗുണങ്ങൾ
മെയിൽ ഫോൾഡേർസ് അഡ്രസ് ബുക്ക് മുതലായ ഇ മെയിൽ ഡേറ്റകൾ ജി മെയിൽ യാഹൂ യൂഡോറ തുടങ്ങിയ മെയിൽ അക്കൌണ്ടിൽ നിന്നും ഇംപോർട്ട് ചെയ്യാം
പോപ്പ്3 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാ പോപ്പ്3 അക്കൌണ്ടുകളും തണ്ടർബേഡിലെ ഒറ്റ ഇൻബൊക്സിൽ ഏകീകരിക്കാം
സന്ദേശങ്ങൾ തീയതി അയച്ചആൾ പ്രാധാന്യം കസ്റ്റം ലേബൽ എന്നിവയ്ക്ക് അനുസരിച്ച് തരംതിരിക്കാം
ഇവിടെ ഉപയോഗിക്കുന്നത് മോസില്ല തണ്ടർബേഡ് 1301 ഉം ഉബുണ്ടു 1204 ഉം
മോസില്ല തണ്ടർബേഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉബുണ്ടു സോഫ്റ്റ്വെയർ സെന്റർ വഴി ഇൻസ്റ്റാൾ ചെയ്യാം
ഉബുണ്ടു സോഫ്റ്റ്വെയർ സെന്ററിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക
മോസില്ല വെബ്സൈറ്റിൽ നിന്നും തണ്ടർബേഡ് ഡൌൺലോഡും ഇൻസ്റ്റാളും ചെയ്യാവുന്നതാണ്
മോസില്ല തണ്ടർബേഡ് മൈക്രോസോഫ്ട് വിൻഡോസ് 2000 എംഎസ് വിൻഡോസ് എക്സ്പി എംഎസ് വിൻഡോസ് 7 എന്നിവയ്ക്കും ലഭ്യമാണ്
കൂടുതൽ വിവരങ്ങൾക്കായി മോസില്ല വെബ്സൈറ്റ് സന്ദർശിക്കുക
മോസില്ല തണ്ടർബേഡ് ഉപയോഗിക്കുന്നതിനായി കുറഞ്ഞത് രണ്ടു ഇ മെയിൽ വിലാസങ്ങൾ ആവശ്യമാണ്
ഇ മെയിൽ അക്കൌണ്ടുകളിൽ പോപ്പ്3 ഓപ്ഷൻ സജ്ജമാണെന്ന് ഉറപ്പ് വരുത്തുക
ഇന്റർനെറ്റ് കണക്ഷനും ഉറപ്പ് വരുത്തുക
നമുക്ക് തണ്ടർബേഡ് തുറക്കാം
ആദ്യമായി ഡാഷ് ഹോം ക്ലിക്ക് ചെയ്യുക
ഇതു ഡെസ്ക്ടോപിന്റെ മുകളിലെ ഇടതു കോണിൽ വൃത്താകൃതിയിൽ കാണുന്നു
സെർച്ച് ബോക്സ് കാണാം
തണ്ടർബേർഡ് ടൈപ്പ് ചെയ്യുക
തണ്ടർബേഡ് ഐക്കൺ കാണാം
ആപ്ലിക്കേഷൻ തുറക്കുന്നതിനായി ഇതിൽ ക്ലിക്ക് ചെയ്യുക
മെയിൽ അക്കൌണ്ട് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു
മുകളിലെ ഇടതു വശത്തുള്ള ചുവന്ന ക്രോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക
മോസില്ല തണ്ടർബേഡ് ആപ്ലിക്കേഷൻ തുറക്കുന്നു
മോസില്ല തണ്ടർബേഡിന്റെ ഇന്റർഫേസ് പരിചയപ്പെടാം
മോസില്ല തണ്ടർബേഡ് ഇന്റർഫേസിന് വിവിധ ഓപ്ഷനുകളോട് കുടിയ മെയിൻ മെനു ഉണ്ട്
മെനു ബാറിലെ മെയിൻ മെനുവിന് താഴെയായി ഷോർട്ട് കട്ട് മെനുസ് കാണാം
ഉദാഹരണത്തിനു് ഷോർട്ട് കട്ട് ഐക്കണുകളായ ഗെറ്റ് മെയിൽ വ്രൈറ്റ് അഡ്രസ് ബുക്ക്
തണ്ടർബേഡിനെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു
ഇടതു ഭാഗം തണ്ടർബേഡ് അക്കൌണ്ടിലെ ഫോൾഡറുകൾ കാണിക്കുന്നു
ഇതുവരെ ഒരു മെയിൽ അക്കൌണ്ടുകളും കോന്ഫിഗർ ചെയ്തിട്ടില്ലാത്തതിനാൽ ഒരു ഫോൾഡറും കാണുന്നില്ല
വലത്തെ ഭാഗം ഇമെയിൽ അക്കൌണ്ട്സ് അഡ്വാൻസ്ഡ് ഫീച്ചർസ് പോലുള്ള ഓപ്ഷനുകൾ ഉൾകൊള്ളുന്നു
ഈ ട്യൂട്ടോറിയലിന് വേണ്ടി നേരത്തെതന്നെ രണ്ട് ഈ മെയിൽ അക്കൌണ്ടുകൾ സൃഷ്ട്ടിച്ചിട്ടുണ്ട്
അവ സ്റ്റൂസറോണ് അട്ട് ഗ്മെയിൽ ഡോട്ട് കോം സ്റ്റുസെർട്ട്വോ അട്ട് യാഹൂ ഡോട്ട് ഇൻ നിങ്ങളുടെ രണ്ട് ഈ മെയിൽ അക്കൌണ്ടുകൾ ഉപയോഗിക്കുക
ഈ രണ്ട് ഈ മെയിൽ അക്കൌണ്ടുകളിൽ പോപ്പ്3 ഓപ്ഷൻ സജ്ജമാക്കിയിട്ടുണ്ട്
ജി മെയിലിൽ POP3എങ്ങനെ സജ്ജമാക്കി
ആദ്യമായി ജി മെയിൽ അക്കൌണ്ട് ലോഗിൻ ചെയ്യുക
പുതിയ ബ്രൌസർ തുറന്ന് അഡ്രസ് ബാറിൽ wwwgmailcomടൈപ്പ് ചെയ്യുക
യൂസർ നാമെ സ്റ്റൂസറോണ് അട്ട് ഗ്മെയിൽ ഡോട്ട് കോം എന്നിട്ട് പാസ്വേർഡ്
ജി മെയിൽ വിന്ഡോയുടെ വലതു മുകളിൽ കാണുന്ന സെറ്റിംഗ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്യുകപിന്നെ Settingsഓപ്ഷൻ
സെറ്റിംഗ്സ് വിന്ഡോ കാണുന്നു
ഫോർവാർഡിങ് ആൻഡ് popഇമാപ് ടാബ് ക്ലിക്ക് ചെയ്യുക
പോപ്പ് ഡൌൺലോഡ് ൽ എനബിൾ പോപ്പ് ഫോർ ആൽ മെയിൽ തിരഞ്ഞെടുത്തു
ഇനി സേവ് ചേഞ്ചസ്
ജി മെയിൽ വിന്ഡോ കാണപ്പെടുന്നു
പോപ്പ്3 ജി മെയിലിൽ സജ്ജമാക്കിയിരിക്കുന്നു
ജി മെയിൽ ലോഗൌട്ട് ചെയ്ത് ബ്രൌസർ ക്ലോസ് ചെയ്യാം
സ്റ്റൂസറോണ് അട്ട് ഗ്മെയിൽ ഡോട്ട് comഅക്കൌണ്ട് തണ്ടർബേഡിൽ കോന്ഫിഗർ ചെയ്യാം
ജി മെയിൽ അക്കൌണ്ടുകൾ തണ്ടർബേഡ് കോന്ഫിഗർ ചെയ്യുന്നു
മറ്റു ഈ മെയിൽ അക്കൌണ്ടുകളുടെ മാന്യുയൽ കോൺഫിഗറേഷൻ നെ പറ്റി തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ പഠിക്കാം
ആദ്യമായി നെറ്റ്വർക്ക് കണക്ഷൻ ശരിയായി കോന്ഫിഗർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക
മെയിൻ മെനുവിൽ എഡിറ്റ് പിന്നെ പ്രഫറൻസസ് തിരഞ്ഞെടുക്കുക
തണ്ടർബേർഡ് പ്രഫറൻസസ് ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു
അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്ത് നെറ്റ്വർക്ക് ആൻഡ് ഡിസ്ക്സ്പേസ് ടാബ് തിരഞ്ഞെടുക്കുക
സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക
കണക്ഷൻ സെറ്റിംഗ്സ് ഡയലോഗ് ബോക്സിൽ യുഎസ്ഇ സിസ്റ്റം പ്രോക്സി സെറ്റിംഗ്സ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക
ഒക് ക്ലിക്ക് ചെയ്യുക
ക്ലോസ്
ഒരു പുതിയ അക്കൌണ്ട് അക്കൌണ്ട്സ് ഓപ്ഷൻ ഉപയോഗിച്ച് സൃഷ്ട്ടിക്കാം
തണ്ടർബേഡിന്റെ വലതു ഭാഗത്ത് അക്കൌണ്ട്സ് ന് താഴെയായി ക്രിയേറ്റ് a ന്യൂ അക്കൌണ്ട് ക്ലിക്ക് ചെയ്യുക
മെയിൽ അക്കൌണ്ട് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് കാണുന്നു
നാമെ സ്റ്റൂസറോണ് നല്കുക
ഇമെയിൽ അഡ്രസ് സ്റ്റൂസറോണ് അട്ട് ഗ്മെയിൽ ഡോട്ട് കോം
അവസാനമായി ജി മെയിൽ അക്കൌണ്ടിന്റെ പാസ്വേർഡ്
എന്നിട്ട് കണ്ടിന്യൂ
കോൺഫിഗറേഷൻ ഫൌണ്ട് ഇൻ മൊസില്ല ഐഎസ്പി databaseസന്ദേശം കാണപ്പെടുന്നു
അടുത്തതായി പോപ്പ്3 തിരഞ്ഞെടുക്കുക
ചില സമയങ്ങളിൽ തെറ്റുള്ളതായി സൂചിപ്പിക്കുന്ന സന്ദേശം തണ്ടർബേർഡ് ഫെയിൽഡ് ടോ ഫൈൻഡ് തെ സെറ്റിംഗ്സ് കാണപ്പെടാം
അപ്പോൾ തണ്ടർബേഡ് ജി മെയിൽ സെറ്റിംഗ്സ് കോന്ഫിഗർ ചെയ്യുന്നില്ല
ഈ അവസരങ്ങളിൽ സെറ്റിംഗ്സ് നിങ്ങൾ കോന്ഫിഗർ ചെയ്യേണ്ടതാണ്
അതിനായി മാന്യുയൽ കോൺഫിഗ് ക്ലിക്ക് ചെയ്യുക
ജി മെയിലിന്റെ കോന്ഫിഗറെഷൻ സെറ്റിംഗ്സ് കാണുന്നു
തണ്ടർബേഡ് ജി മെയിൽ സെറ്റിംഗ്സ് ശരിയായി കോന്ഫിഗർ ചെയ്തിരിക്കുന്നതിനാൽ നമ്മൾ ഒരു മാറ്റവും വരുത്തുന്നില്ല
വീഡിയോ പൌസ് ചെയ്ത് സെറ്റിംഗ്സ് കുറിച്ചെടുക്കുക
ജി മെയിൽ കോന്ഫിഗർ ചെയ്യുന്നതിനായി ഈ സെറ്റിംഗ്സ് അതാതിടങ്ങളിൽ നല്കേണ്ടതാണ്
സെറ്റിംഗ്സ് കോന്ഫിഗർ ചെയ്യുമ്പോൾ ക്രിയേറ്റ് അക്കൌണ്ട് ബട്ടൺ സജ്ജമായിരിക്കും
ഇവിടെ തണ്ടർബേഡ് ജി മെയിലിനെ ശരിയായി കോന്ഫിഗർ ചെയ്തിട്ടുണ്ട്
അതിനാൽ ക്രിയേറ്റ് അക്കൌണ്ട് ക്ലിക്ക് ചെയ്യാം ഇതു ഇന്റർനെറ്റിന്റെ വേഗതയ്ക്ക് അനുസരിച്ച് കുറച്ചു മിനുറ്റുകൾ എടുക്കാം
സൃഷ്ട്ടിക്കപെട്ട ജി മെയിൽ അക്കൌണ്ട് വലതു ഭാഗത്തായി കാണുന്നു
നോക്കു ഈ മെയിൽ ഇഡ് സ്റ്റൂസറോണ് അട്ട് ഗ്മെയിൽ ഡോട്ട് കോം ഇടത് ഭാഗത്ത് കാണാം
ഈ ജി മെയിൽ അക്കൌണ്ടിന് താഴെ വിവിധ മെയിൽ ഫോൾഡറുകൾ കാണുന്നു
ഇടത് ഭാഗത്ത് ജി മെയിൽ അക്കൌണ്ടിന് താഴെ ഇൻബോക്സ് ക്ലിക്ക് ചെയ്യുക
ഗെറ്റ് മെയിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക
തണ്ടർബേഡ് വിന്ഡോയുടെ താഴത്തെ സ്റ്റാറ്റസ് ബാർ ശ്രദ്ധിക്കുക
ഡൌൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളുടെ എണ്ണം കാണിക്കുന്നു
ഇപ്പോൾ സ്റ്റൂസറോണ് അട്ട് ഗ്മെയിൽ ഡോട്ട് കോം അക്കൌണ്ടിലെ എല്ലാ സന്ദേശങ്ങളും ഇൻബോക്സ് ൽ ഡൌൺലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു
ഇൻബോക്സ് ൽ ക്ലിക്ക് ചെയ്ത് ഒരു സന്ദേശം തെരഞ്ഞെടുക്കുക
ഈ സന്ദേശം താഴെ കാണാം
സന്ദേശത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക
അത് ഒരു പുതിയ ടാബിൽ തുറക്കുന്നു
ടാബിന്റെ വലത്ത്മുകളിലുള്ള X ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഇത് ക്ലോസ് ചെയ്യാം
ഒരു സന്ദേശം തയ്യാറാക്കി സ്റ്റുസെർട്ട്വോ അട്ട് യാഹൂ ഡോട്ട് ഇൻ ലേക്ക് അയക്കാം
മെയിൽ ടൂൾ ബാറിൽ നിന്നും വ്രൈറ്റ് ക്ലിക്ക് ചെയ്യുക
വ്രൈറ്റ് ഡയലോഗ് ബോക്സ് തുറക്കപെടുന്നു
ഫ്രോം ഫീൾഡിൽ നിങ്ങളുടെ പേരും ജി മെയിൽ ഇഡ് യും കാണാം
Toഫീൾഡിൽ സ്റ്റുസെർട്ട്വോ അട്ട് യാഹൂ ഡോട്ട് ഇൻ നല്കാം
മെയിലിന്റെ ചട്ടക്കൂടിൽ ഹി I നോവ് ഹേവ് അൻ ഇമെയിൽ അക്കൌണ്ട് ഇൻ Thunderbirdടൈപ്പ് ചെയ്യാം
ഈ വാക്യം തിരഞ്ഞെടുത്ത് ഫോണ്ട് സൈസ് വലുതാക്കാം
ലാർജർ ഫോണ്ട് സൈസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക
ഇത് ഫോണ്ട് സൈസ് വലുതാക്കുന്നു
വാക്യത്തിന്റെ നിറം മാറ്റുന്നതിന് വേണ്ടിയിത് തിരഞ്ഞെടുത്ത് ചൂസെ കളർ ഫോർ ടെക്സ്റ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക
ടെക്സ്റ്റ് കളർ ഡയലോഗ് ബോക്സ് തുറക്കു ന്നു
ചുവപ്പ് ക്ലിക്ക് ചെയ്യാം
ഒക് ക്ലിക്ക് ചെയ്യുക
വാക്യത്തിന്റെ നിറം മാറിയിരിക്കുന്നു
ഇപ്പോൾ ഒരു സ്മൈലി വയ്ക്കാം
ഇൻസെർട്ട് a സ്മൈലി ഫേസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക
സ്മൈലി ലിസ്റ്റിൽ നിന്ന് സ്മൈൽ ക്ലിക്ക് ചെയ്യുക
സ്മൈലി പതിച്ചിരിക്കുന്നു
നിങ്ങൾക്ക് മെയിലിന്റെ സ്പെല്ലിങ്ങ് പരിശോധനയും നടത്താം
ഹേവ് ന്റെ സ്പെല്ലിങ്ങ് ഹെവ് എന്ന് മാറ്റാം
സ്പെല്ലിങ് ക്ലിക്ക് ചെയ്ത് ഇംഗ്ലിഷ് ഉസ് തിരഞ്ഞെടുക്കുക
തെറ്റായ സ്പെല്ലിങ്ങൊട് കുടിയ വാക്കുകൾ ഹൈലൈറ്റ് ചെയ്ത് ചെക്ക് സ്പെല്ലിങ് ഡയലോഗ് ബോക്സ് തുറക്കപ്പെടുന്നു
കുടാതെ ഇത് ശരിയായ സ്പെല്ലിങ്ങും കാണിക്കുന്നു
റിപ്ലേസ് ക്ലിക്ക് ചെയ്യുക
പുറത്തു കടക്കാൻ ക്ലോസ് സ്പെല്ലിങ്ങിന്റെ മുൻഗണന സെറ്റ് ചെയ്യാൻ മെയിൻ മെനുവിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് പ്രഫറൻസസ്
പ്രഫറൻസസ് ഡയലോഗ് ബോക്സിൽ കമ്പോസിഷൻ ക്ലിക്ക് ചെയ്യുക
ആവശ്യം ഉള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം
ക്ലോസ് ക്ലിക്ക് ചെയ്യുക
മെയിൽ അയ്ക്കാൻ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
സബ്ജക്ട് റിമൈൻഡർ ഡയലോഗ് ബോക്സ് തുറക്കു ന്നു
ഇതു മെയിലിന് സബ്ജക്റ്റ് നല്കാതിരുന്നത് കൊണ്ടാണ്
സബ്ജക്റ്റ് ഇല്ലാതെ മെയിൽ അയ്ക്കാൻ സെൻഡ് വിത്തൌട്ട് സബ്ജക്ട് ക്ലിക്ക് ചെയ്യുക
കാൻസൽ സെൻഡിങ് ക്ലിക്ക് ചെയ്യുക
സബ്ജക്ട് ൽ മൈ ഫർസ്റ്റ് ഇമെയിൽ ഫ്രോം തണ്ടർബേർഡ് ടൈപ്പ് ചെയ്യുക
സെൻഡ് ക്ലിക്ക് ചെയ്യുക
നിങ്ങളുടെ മെയിൽ അയ്ക്കപ്പെട്ടിരിക്കുന്നു
നമുക്ക് അത് പരിശോധിക്കാം
സ്റ്റുസെർട്ട്വോ അട്ട് യാഹൂ ഡോട്ട് ഇൻ അക്കൌണ്ട് തുറന്ന് ഇൻബോക്സ് പരിശോധിക്കണം
യാഹൂവിൽ loginചെയ്യാം
യാഹൂ ലോഗിൻ പേജിൽ യാഹൂ ഇഡ് സ്റ്റുസെർട്ട്വോ ടൈപ്പ് ചെയ്യുക
പാസ്വേർഡ് നല്കുക
ഇൻബോക്സ് ക്ലിക്ക് ചെയ്യുക
ഇൻബോക്സിൽ ജി മെയിൽ അക്കൌണ്ടിൽ നിന്ന് വന്ന മെയിൽ കാണാം
മെയിലിൽ ക്ലിക്ക് ചെയ്ത് തുറക്കുക
റിപ്ലൈ ബട്ടൺ ഉപയോഗിച്ച് മെയിലിന് മറുപടി അയക്കാം പക്ഷേ നമുക്ക് ഒരു പുതിയ മെയിൽ തയ്യാറാക്കാം
കമ്പോസ് ൽ ക്ലിക്ക് ചെയ്യാം
ടോ ഫീൾഡിൽ സ്റ്റൂസറോണ് അട്ട് ഗ്മെയിൽ ഡോട്ട് കോം വിലാസം നല്കുക
സബ്ജക്ട് ഫീൾഡിൽ കോൺഗ്രാറ്റ്സ്
മെയിലിൽ ഗ്ലാഡ് യൂ ഗോട്ട് a ന്യൂ അക്കൌണ്ട് ടൈപ്പ് ചെയ്യുക
സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിട്ട് യാഹൂ ലോഗൌട്ട് ചെയ്യുക
ബ്രൌസർ ക്ലോസ് ചെയ്യാം
ഇപ്പോൾ തണ്ടർബേഡ് പരിശോധിക്കാം
ഗെറ്റ് മെയിൽ ക്ലിക്ക് ചെയ്ത് ഗെറ്റ് ആൽ ന്യൂ മെസേജ് ക്ലിക്ക് ചെയ്യുക
ഇടത് ഭാഗത്ത് ജി മെയിൽ അക്കൌണ്ട് ഇഡ് യ്ക്ക് താഴെ ഇൻബോക്സ് ക്ലിക്ക് ചെയ്യുക
ഇൻബോക്സിൽ യാഹൂ അക്കൌണ്ടിൽ നിന്ന് അയച്ച പുതിയ സന്ദേശം കാണാം
മെയിലിന്റെ ഉള്ളടക്കം താഴെയുള്ള ഭാഗത്ത് കാണിക്കുന്നു
നിങ്ങൾക്ക് റിപ്ലൈ ബട്ടൺ ഉപയോഗിച്ച് മെയിലിന് മറുപടി അയ്ക്കാം
തണ്ടർബേഡ് ഉപയോഗിച്ച് വിജയകരമായി ഈ മെയിൽ സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും കാണുകയും ചെയ്തിരിക്കുന്നു തണ്ടർബേഡ് ലോഗൌട്ട് ചെയ്യാൻ മെയിൻ മെനുവിൽ ഫൈൽ ക്ലിക്ക് ചെയ്ത് ക്വിറ്റ് ക്ലിക്ക് ചെയ്യുക
മോസില്ല തണ്ടർബേഡിൽ നിന്നും പുറത്ത് വരും
ഇതോടു കുടി തണ്ടർബേഡ് ട്യൂട്ടോറിയലിന്റെ പരിസമാപ്തിയിൽ എത്തിയിരിക്കുന്നു
ഈ ട്യൂട്ടോറിയലിൽ മോസില്ല തണ്ടർബേഡിനെ കുറിച്ചും ഇത് ഡൌൺലോഡും ഇൻസ്റ്റാളും പ്രവർത്തിപ്പിക്കുകയും ചെയ്യാമെന്നും പഠിച്ചു
കൂടാതെ എപ്രകാരം ഒരു പുതിയ ഇ മെയിൽ അക്കൌണ്ട് കോൺഫിഗർ ചെയ്യാം സന്ദേശങ്ങൾ തയ്യാറാക്കി അയക്കാം സന്ദേശങ്ങൾ ഡൌൺലോഡ് ചെയ്തു വായിക്കാം തണ്ടർബേഡിൽ നിന്നും പുറത്തു വരാമെന്നും പഠിച്ചു
നിങ്ങൾക്ക് ഒരു അസ്സഗ്ന്മെന്റ്റ് നല്കുന്നു
മോസില്ല തണ്ടർബേഡ് ഡൌൺലോഡ് ചെയ്യുക
ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തിപ്പിക്കുക
ഒരു ഇ മെയിൽ അക്കൌണ്ട് തണ്ടർബേഡിൽ കോൺഫിഗർ ചെയ്യുക
ഈ അക്കൌണ്ട് ഉപയോഗിച്ച് മെയിലുകൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക
എന്ത് സംഭവിക്കുന്നുവെന്ന് നിരീക്ഷിക്കുക
താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയലിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി കോണ്ടാക്ട് അട്ട് സ്പോക്കൻ ഹൈഫൻ ട്യൂട്ടോറിയൽ ഡോട്ട് orgൽ ബന്ധപ്പെടുക
സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റ്ന്റെ ഭാഗമാണ്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
ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻIIT ബോംബേ
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി